വേറെ ആരെതും issue ഞാന് പറഞ്ഞ് കേട്ടിട്ടില്ല.

per day അല്ല. മ്മളിഞ്ഞി monthly ചെയ്യാനാണ്. ഞാനിപ്പ അത് എന്താച്ചെഞ്ഞാല്, ഒരു ദിവസത്തെ net കെയിഞ്ഞപ്പോ ഒരു ഇരുവത്തൊന്ന് extra ചെയ്‌താണ്‌. ഏതാപ്പ~ എതാപ്പ ന~ നല്ല plan നേതാ വന്നേ? അത് ഏർ എഡ്~ അയിന്‍റെ details ഒന്ന് പറയ്.

sir ഏ ഇത് ഇ~ ഇതെന്താ sir ഏ മ്മക്കിത്ര െ over? കാരണം, മുന്നൂറു രൂപക്ക് ഇരുന്നൂറ്റി ഐമ്പത് രൂപക്കൊക്കെ 2 GB net ഒക്കെ കിട്ടണ്ണ്ടല്ലോ?

ആഹ് okay o~ ഇപ്പ പുതിയതങ്ങനെ ആയതാണോ? okay okay okay ഇതിപ്പോ ഞാൻ മുന്നൂറു~ മുന്നൂറ് ചെയ്‌തു കഴിഞ്ഞാ ഈ പ്രശ്‌നം solve ആവൂന്നാ പറയണെ.

ഉം ഉം okay okay അല്ലാ വേറൊരു issue കൂടി ഇണ്ടാന്നു. ഇത് ഇതൊന്ന് solve ചെയ്യാ~ ആണെങ്കി അതൂടി solve ചെയ്യാം. കാരണം ഞാനീ sim തുടരണ്ടതാണല്ലോ. അല്ലാണ്ടെ എനിക്ക് port എയ്യാൻ വേണ്ടിട്ടാണ്. issue എന്തെച്ചെഞ്ഞാല്, ഈ call എയ്യുമ്പോ, ഇപ്പൊ വേറെ sim കാര് ഇതിക്ക് call എമ്മും ~പ്പോ മിയോന്ന് മിയോക്കാണെങ്കി ആ പ്രശ്നം വരന്നില്ല. വേറേതെലും sim കാര് call ചെയ്യുമ്പോ ഈ audio cut ആവണ ചെറിയൊരു പ്രശ്നണ്ട്. clear ആവാത്തെ. ഇത് ആഹ് okay okay sir പറഞ്ഞ എനിക്ക് മനസ്സിലായി. ഞാൻ എന്തെച്ചെഞ്ഞാല് ഈ mike ടെ issue ആണെന്നിണ്ടെങ്കി ഈ എന്താപ്പം മൈഡിയേന്ന് മൈഡിയേക്ക് പോവുമ്പളൂല്ല, മൈഡിയേന്ന് മിയോക്ക് പോവുമ്പഴാണ് പ്രശ്‌നം. മിയോന്ന് മിയോക്ക് പോവുമ്പളും പശ്‌നല്ല. മിയോന്ന് വേറെ ഏക്കലും പോവുമ്പഴാണ് പ്രശ്‌നം. മിയോന്ന് മിയോക്ക് പോവുമ്പോ means മിയോന്ന് direct മിയോക്കൊരു call പോയിക്കഴിഞ്ഞാ അവടെ മാത്രം പ്രശ്നല്ല. ബാക്കി ഏതിന്ന് പോയിക്കഴിഞ്ഞാലും പ്രശ്നാ. ഇത് ഇന്‍റെ മാത്രം പ്രശ്നല്ല, ഞാൻ ദീ പ്രശ്നം കൊറേ പറയണ കേട്ടുക്കണു. അയിനെന്താണൊരു explanation? ഒര് explanation ~ങ്ങള് തരണം അത്, എന്തായാലും. ആഹ് okay അത് ഏർ phone ന്‍റെ issue ആന്ന് പറഞ്ഞു കഴിഞ്ഞാ മ്മക്കത് സ്വീകരിക്കാൻ പറ്റൂല്ല. കാരണം ഇന്‍റെ മാത്രം പ്രശ്നല്ലല്ലോ, അല്ലെങ്കി phone ഇണ്ടാക്കണവരുടെ മാത്രം പ്രശ്നല്ലല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കി ഇപ്പൊ ഈയൊരു മൈഡിയേന്ന് മിയോക്ക് വരുമ്പഴാണല്ലോ പ്രശ്‌നാവുന്നെ അല്ലെങ്കി വേറേതേലും മിയോക്ക് വരുമ്പോ ള്ള പ്രശ്‌നാണ്. എന്നാ വേറെന്തേലും ഇപ്പോ മൈഡിയേന്ന് വോലാഫോണ്ക്ക് പോവുമ്പോള്ള പ്രശ്‌നല്ല. ആഹ് sir ഏ ഇതെന്തായാലും പ്രശ്‌നം ഇന്‍റേത് മാത്രല്ല. അപ്പ ഇതെന്തായാലും ഇനിക്കും ഉണ്ട് ഈ പ്രശ്‌നം. അപ്പോ എന്തുവെച്ചെന്നാ ഇതൊന്ന് solve ചെയ്ത് തരണം. അതിന്‍റെ ഒപ്പം തന്നെയിപ്പ ഇത് അഹ് ഇനിക്കിപ്പത് ഇത്ര pressure ആവാൻ കാരണം എന്തുവെച്ചെഞ്ഞാല് അതും കിട്ടണില്ല എന്നട്ട് പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് recharge ചെയ്തപ്പ ഈ അവസ്ഥേം കണ്ടുകഴിഞ്ഞാ, പിന്നെ എന്തിനാണ് ങ്ങളവിടെ service അറഞ്ഞോണ്ട് ഇരിക്കണത്. ഇത് വുളിച്ച് കഴിഞ്ഞാ ങ്ങള് ഞമ്മളെത്തെ പ്രശ്‌നംന്നാ പറയണേ. എല്ലാർക്കും ഒരുപോലെ ആവണോന്നില്ലല്ലോ, അതുകൊണ്ടാണിപ്പ പറഞ്ഞത്. ഇതിപ്പ ഞമ്മക്ക് complaint ഇണ്ടായിക്കഴിഞ്ഞാ പിന്നെ എന്തുകൊണ്ടാണ് പിന്നിങ്ങളിപ്പോ ഈ number ഉം തന്നിട്ട് ഞമ്മള് ഇങ്ങക്കല്ലാതെ പിന്നെ വേറാർക്കാ contact എയ്യാ? അതൊന്ന് പറെ. അപ്പോ അഹ് അ~ അപ്പൊ ഇപ്പൊ അപ്പൊ ഇപ്പൊ sir പറയണ എന്തെച്ചെഞ്ഞാല് പ്രശ്‌നം സ~ ഏർ എന്താ പരിഹരിക്കാൻ തയ്യാറല്ലാന്നാണോ പറയണത്? ഒറ്റ second ഞാൻ ഇന്‍റെ അടുത്ത് വേറൊരുത്തൻ ഇണ്ട്. ഓനേം കൊണ്ട് ഞാനിപ്പ മുന്നൂറ് രൂപക്കൊന്നു recharge ചെയ്യിപ്പിച്ചോട്ടെ. sir ഏ ഈ call ന്‍റെ കോ~ ഈ call ന്‍റെ issue എന്താ ചെയ്യാ? അതെന്തായാലും ഇപ്പൊ ഇ~ ഇന്നും ഇന്നലെലുല്ല പ്രശ്നം അല്ലല്ലോ. അതിപ്പം നിങ്ങള് ഇഞ്ഞി വല്ല updation വരുമ്പോ ഇയ് ശെരിയാവുവോ? വല്ല ദും തരാൻ പറ്റുവോ ~ങ്ങക്ക്? അല്ലേ ഇത് port ചെയ്യാൻ വേണ്ടിട്ടാ. ഞമ്മക്കിതുകൊണ്ട് ഇപ്പൊരു ഇല്ല. ആഹ് അഹ് okay okay പുതിയ service ഓ? ആഹ് ഈ clari~ ഏർ ആഹ് പറയ്.

ആഹ് ആഹ് okay okay ചെയ്തോ? ആഹ് ഇവടെ ആഹ് പറയ് sir പറഞ്ഞൊ. ഏർ ഈ app പൊറത്ത് വന്നുകയിഞ്ഞ ഈ issue പരിഹരിക്കുന്നാണ് ഇപ്പൊ ഞമ്മളെ വിശ്വാസം. ആഹ് sir ഏ എന്തുവെച്ചെഞ്ഞാല് ഇത് ഈയൊരു ഞാനോ അല്ലെങ്കി ഈയൊരു നാട്ടാരോ മാത്രല്ല, throughout ഇന്ത്യ ഇത് കൊ~ ലക്ഷക്കണക്കിന് ആൾക്കാര് use ചെയ്യണതാ. അപ്പ നിങ്ങള് ഈ പ~ പ്രശ്‌നം ഓ~ ചെലപ്പം എല്ലാർക്കും ഉണ്ടാവണന്നില്ല. പക്ഷെ ഈ ഏർ കൊറച്ച് ആൾക്കിണ്ടാവണ പ്രശ്‌നം പരിഹരിച്ചിട്ടില്ലെങ്കി, എങ്ങനെയാ ങ്ങള് മ്മളെ വിശ്വസിപ്പിക്കുക? ~മ്മള് port ചെയ്യല്ലാതെ വേറെ രക്ഷയില്ല. okay okay okay okay അതന്നെ മ്മളെ സന്തോഷം. sir ഏ ഇതിപ്പോ recharge ചെയ്തിട്ടിണ്ട്. ഞാൻ ne~ net ഒന്ന് just use ചെയ്ത് നോക്കട്ടെ. sir ഏ ഇത് ഇന്‍റെ number ല് വല്ല അവടെന്തേലും cla~ ഏർ clarify ചെയ്യാനെണ്ടെങ്കി ഒന്ന് ചെയ്ത് നോക്ക്.

ആഹ് okay okay ഉം ആഹ് ആഹ് okay sir ഏ പ്രശ്‌നം solve ആയിട്ടൊണ്ട്. അപ്പ ഇപ്പയീ plan അഹ് plan ന്‍റെയീ പ്രശ്നാണോ ഇപ്പത് ങ്ങനെ വരാന്‍ കാരണം? hello ഈ എന്താപ്പോ ഇരുവത്തൊന്ന് pla~ ന്‍റെ ചെയ്തേന്‍റെ പ്രശ്‌നാണോ ഇപ്പയീ net കിട്ടാത്തെ? ഇപ്പ പ്രശ്നം solve ആയിട്ട്ണ്ട്. ആഹ് okay okay ഇപ്പൊ ഇപ്പൊ solve ആയിട്ടൊണ്ട്, ~പ്പ solve ആയിട്ടൊണ്ട്. ഇപ്പ~ കൊയപ്പില്ലാത്ത speed ഇണ്ട്.

അതെന്താ plan ആണോ? ഏർ ~ന്താപ്പോ ആഹ് പറയ് ആഹ് ഉം ഉം ഉം എന്തായാലും പറയാന്~ ഇപ്പ ഇതൊന്ന് use ചെയ്തിട്ട് കൊറച്ചൂടി use ചെയ്തിട്ട് ഏർ ങ്ങളെ ഭാഗത്ത് clear ആണെന്നിണ്ടെങ്കി ഈയൊരു field ന്നെ ഞാൻ തുടരാൻ താല്പര്യണ്ട്. ഏർ ആഹ് okay okay ഞാൻ എന്തായാലും സംസാരിക്കാം.

ആഹ് okay okay thank you thank you നമസ്ക്കാരം ഇന്ത്യയിൽ ജനിച്ച ഉറുദു ലോകം മുഴുവൻ പ്രചുര പ്രചാരം ഭാഷയാണ് Indian സ്വാതന്ത്ര്യ സമര പോരാളി അഹ് പോരാട്ടത്തിൽ സമര ഭടന്മാരെ ആവേശം കൊള്ളിച്ച സാരേ ജഹാംസേ അച്ഛാ എന്ന ദേശഭക്തിഗാനം രചിച്ച അലാമ മുഹബത് മുഹമ്മദ് ഇക്‌ബാലിനെ പ്രശംസിച്ച് അദ്ദേഹത്തിൻറെ രാഷ്രപിതാവ് മഹാത്മാ ഗാന്ധി എഴുതിയ കത്ത് ഉറുദ്ദിയിലായിരുന്നു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 ശക്‌ബസ്റ്റർ ബഹദൂർഷാ സഫർ എന്നീ നിരവധി ചരിത്ര പരുഷന്മാർ ഉറുദുവിനെ നെഞ്ചിലേറ്റി ഉറുദു ഗസൽ ജനകീയമാണ് ഇന്ന് നമ്മൾ മലയാളികൾ സർവ്വ സാധാരണയായി ഉപയോഗിക്കുന്ന മിട്ടായി ശർബത്ത് അച്ചാറ് വക്കില് മുൻസിഫ് ഹൽവ നഷ്ത റുമാലിൻ ബിരിയാണി എന്നി നിരവധി പദങ്ങളും ഉറുദു ആണ് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഉറുദു ഭാഷയുടെ സ്വാതീനം വിസ്മരിക്കാൻ സാധ്യമല്ല സ്വാതന്ത്രത്തിനു മുമ്പേ കേരളത്തിലെ School കളിൽ ഉറുദു പഠനം ആരംഭിച്ചിരുന്നു സ്വാതന്ത്രനാന്തരം ഉറുദു പഠനം വിരലിലെണ്ണാവുന്ന School കളിൽ മാത്രമായി ചുരുങ്ങി ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത് To എഴുപത്രണ്ട് കാലഘട്ടത്തിലാണ് സംസ്ഥാനത്ത് പൊതു വിദ്യാലയങ്ങളിൽ ഉറുദു ഭാഷ പഠനം പുരോഗമ പുരോഗതി പ്രാപിച്ചു തുടങ്ങിയത്

സംസ്ഥാനത്ത് Upper primary മുതൽ Higher secondary വരെ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഉറുദുഒന്നാം ഭാഷയായി പഠിക്കുന്നത്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

കുട്ടികൾക്ക് ഇഷ്ട്ടമുള്ള ഭാഷാപടിക്കാൻ അവസരം നൽകണം ഒരു ഭാഷാപഠിക്കാനുള്ള അവസരം നഷ്ട്ടപെടുമ്പോൾ അത് വിഭാഗങ്ങളും ചെയ്യുന്ന സംസ്ക്ക സംസ്ക്കാരമാണ് അന്യമാകുന്നത് ഉറുദുവിന് പിറന്ന നാട്ടിൽത്തന്നെ ശവകുടീരം പണിയുകയോ പണിയുകയാണെന്ന് സംശയിക്കാം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 നാല് വർഷമായിട്ടും ഈ Course പുനഃസ്ഥാപിക്കുകയോ ബദലായി പുതിയ Course തുടങ്ങുകയോ ചെയ്തിട്ടില്ല വിശപ്പുകയിൽ പൊലിയുന്ന ജീവിതങ്ങൾ ബ്രമ്മപുരം മാലിന്യ സംസ്‌ക്കരണ Plant ലെ തീപ്പിടുത്തവും തുടർന്നുണ്ടായ പുകയും രക്ഷ രൂക്ഷഗന്ധവും കൊച്ചി നിവാസികളിൽ തീർത്ത പ്രതിസന്ധികളും ആശങ്കയും അൽപ്പം ആശ്വാസമായെന്ന് കരുതിരിക്കുമ്പോഴാണ് പുക ശ്വസിച്ച് ശ്വാസകോശ രോഗിയായ ഒരാൾ മരണത്തിനു കീഴടങ്ങിയെന്ന വർത്തയെത്തുന്നത് വാഴക്കാല പട്ടത്താലം ലോ ലോറൻസ് ജോസഫ് എന്ന എഴുപത് കാരൻറെ മരണം വിഷപ്പുക ശ്വസിച്ചതിനെത്തുടർന്നാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ ബുധനായ്ച്ചക്ക് ശേഷമാണ് ലോറൻസിന് രോഗം ഗുരുതരമാണെന്നും പുകയോടൊപ്പമുള്ള രൂക്ഷ ഗന്ധം കടുത്ത ശ്വാസതടസ്സം ഉണ്ടാക്കുന്നുണ്ടെന്നും ലോറൻസിൻറെ ഭാര്യ ലിസി പറയുന്നത് ഒര് രോഗിക്കല്ല രാത്രിയിൽ അനുഭവപ്പെടുന്ന പുകയുടെ രൂക്ഷഗന്ധം കാരണം തങ്ങൾക്കുപോലും അസ്വസ്ഥയുടെ അസ്വസ്ഥയും നാറ്റവും ഉണ്ടാകുന്നു എന്ന് ലിസിയും പരിസരവാസികളും മാധ്യമങ്ങളോട് വ്യെക്തമാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ദിവസത്തിലേറെയായി ബ്രമ്മപുരത്തെ മാലിന്യം കത്തി കത്തിയതിൽ നിന്നുയർന്ന വിഷപ്പുക കൊച്ചി നഗരത്തിൻറെ വിവിധയിടങ്ങളിൽ പരന്ന് കിടക്കുകയായിരുന്നു ആരോഗ്യമുള്ള ഒരാൾക്കുപോലും ഈ പുക ഏറെ നേരം ശ്വസിച്ചാൽ ശാരീരിക അസ്വസ്ഥ്യം അനുഭവപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ശ്വാസകോശരോഗിയായ ഒരാളെ വിഷപ്പുക എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനത്തിൻറെ ആവശ്യമൊന്നുമില്ല

വേഗത്തിൽ വിഷപ്പുക ബാധിക്കാനിടയുള്ള ഗുരുതര ശ്വാസകോശ രോഗികളെയെങ്കിലും കണ്ടെത്തി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റെണ്ടതായിരുന്നു ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പിനുണ്ടായ വീഴ്ചയുടെ രക്തസാക്ഷിയാകാം ലോറൻസ്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 ബ്രമ്മപുരത്തെ പുകച്ചുരുളുകൾ അകറ്റാൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടേ എങ്കിലും ഈയൊരു ഇതൊരു വലിയൊരു പരിസ്ഥിതി നാശത്തിലേക്കുള്ള ചുവടു ചുവടുവെക്കാണെന്നും തിരി വെപ്പാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യന് മാത്രമല്ല സർവ്വ ചരാചരങ്ങൽക്കും അന്തരീക്ഷത്തിൽ കലർന്നി കലർന്നിരിക്കുന്ന ഈ വിഷാംശം ഭീഷണിയയായി നിൽക്ക്ന്ന്ണ്ട്

പതിമൂന്ന് ലക്ഷം പേരെ ബാധിക്കുമെന്നായിരുന്നു പഠനത്തിൽ വ്യക്തമാക്കിയത് അന്ന് വായുവുൽ കലർന്നത് ഏഴുവത്രണ്ട് Milli gram dioxide ആയിരുന്നു ഇപ്പോൾ പത്ത് ദിവസം മുപ്പതേക്കർ കത്തിയപ്പോള്ള ദുര ദുരന്ത വ്യാപ്തി ആലോചിക്കാവുന്നതേ ഉള്ളു

മാലിന്യ സംസ്‌കരണത്തിന് കരാറ് നൽകിയ സ ദിനേ സംബന്ധിച്ച് ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ആരോപണമുയരുമ്പോഴും ഴും ബ്രമ്മപുറത്തെ Bio mining company യെ പൂർണ്ണമായും ന്യായികരിക്കുന്ന നടപടികളാണ് സർക്കാരിൻറെ ഭാഗത്തുനിന്ന് അനുദിനം ഉണ്ടാവുന്നത് എന്നത് ആഛാദ്യകരമാണ് കണ്ണൂർ Corporation നിൽ പോലും ഈ Company ക്ക് കരാറ് നല്കാൻ മുഖ്യമന്ത്രിയുടെ Office ൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന് പറഞ്ഞ് കണ്ണൂർ Mayor തന്നെയാണ് കരാറെടുത്ത Sonda infratech എന്ന Company ക്ക് CPM നേതാവ് വൈക്കം വിശ്വൻറെ മരുമകനുയമുള്ള ബന്ധമെ ബന്ധമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ ഉയരുമ്പോൾ വസ്തുതകൾ പുറത്തുവരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ദുരന്തത്തിൻറെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ Company യെ ന്യായികരിക്കാനാണ് നിയമസഭയിൽ തന്നെയും മന്ത്രിമാർ ശ്രമിച്ചത് എന്നത് ആശ്ചര്യ ജനകമായിരിക്കുന്നു

വരെ കോടതി നിരീക്ഷിച്ചു കളക്റ്റർക്കും വിമർശനം നേരിടേണ്ടി വന്നു ഇതിനു പിന്നാലെ വിഷ ഭീതി വിട്ടൊഴിയാതെയായപ്പോൾ ജനങ്ങൾ വീടൊഴിയാനും തുടങ്ങിയെന്ന വർത്തയെത്തി കൊച്ചിയിൽ താമസിച്ച് ജോലിചെയ്യുന്ന പുറത്തിനിന്നുള്ളവർക്ക് Work at home അപേക്ഷ നൽകി നഗരത്തിൽ താമസിക്കുന്ന സിനിമ താരങ്ങളും Celebrate ഉം കൊച്ചി വിടാൻ തുടങ്ങി എന്നാൽ എവിടെയും പോകാനിടമില്ലാതെ സാധാരണക്കാരായ കൊച്ചിക്കാർ ആകാശം കീഴടക്കിയ വിഷപ്പുകയെക്കാൾ ഭീതിയിൽ ഭരണാധികാരികളുടെ വാക്കുകൾ വിശ്വാസമർപ്പിച്ച് കഴിയുകയാണെന് സർക്കാർ തിരിച്ചറിയണം ഇതിലൊരു രക്തസാക്ഷി മാത്രമാണിപ്പോൾ ലോറൻസ് ബ്രമ്മപുരത്തെ തീപ്പിടുത്തം മനുഷ്യ നിർമ്മിതമാണോ എന്ന High കോടതിയുടെ ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല ഈ കോടതിയെ ഈ കൊടിയ കൊടിയ വിപത്തിന് ആരെങ്കിലും ഉത്തരവാദിയാണെങ്കിൽ അവർ മാതൃകാപരമായി ശിക്ഷിക്കാപെ പ്പെട്ടെങ്കിൽ മാത്രമേ ഇനിയും ആശ്വാസത്തോടെ ശുദ്ധവായു ശ്വസിക്കാൻ ഇവിടുത്തെ മനുഷ്യർക്ക് ആകു തീപ്പിടുത്തമുണ്ടായിട്ട് പന്ത്രണ്ട് ദിവസം പിന്നിട്ടിട്ടും സഭക്കകത്തും പുറത്തും മുഖ്യമന്ത്രി തുട മുഖ്യമന്ത്രി തുടരുന്ന മൗനവും വിമർശനത്തിനിടയായിട്ടുണ്ടെന്ന വസ്തുത കണി കാണാതിരിക്കരുത് തീപിടിത്തത്തിനുണ്ടായ തീപിടുത്തമുണ്ടായ ശേഷം മുഖ്യമന്ത്രി ഇതുവരെ കൊച്ചി സന്ദർശിച്ചിട്ടുള്ള മന്ത്രിമാർ പോലും ഒരാഴ്ച്ച കഴിഞ്ഞാണ് സ്ഥലത്തെത്തിയത് ബ്രമ്മപുറത്തുനിന്ന് ആദ്യ പുകചുരുൾ ഉയർ ഉയർന്നപ്പോൾ തന്നെ പഴുതടച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവങ്കിൽ സർക്കാരിന് ഈ വിമർശനങ്ങളിൽ നിന്ന് രക്ഷ നേട രക്ഷനേടാമായിരുന്നു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

പുക മൂലം മോശമായ അന്തരീക്ഷ മലിനീകരണമാണ് ഈ അർഹത കൊച്ചിക്ക് നേടിക്കൊടുത്തത് ദൈവത്തിൻറെ സ്വന്തം നാടിന് അഭിമാനിക്കാൻ ഇതി കൂടുതൽ ഇനി എന്തുവേണം ഈ തീ കത്തിയ പുകയിലൂടെ കൊച്ചി അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞത് Dioxin എന്ന ഉഗ്ര വിഷ വാതകമാണത്രെ ബ്രമ്മപുരത്തെ വിഷവാതകം മൂലം ഭാവിയിൽ കൊച്ചിയിലുണ്ടാവുന്ന കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്തത്തിന് സമാനമായ മറ്റൊരു മുക മുഖമായിരിക്കും ഈ തീപിടിത്തത്തിന് കരണക്കാരാക്കിയവരെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ അത് നാട്ടിലെ വരും തലമുറയോട് തന്നെ കാട്ടുന്ന ക്രൂരതയാണ് LJ അനിൽ കുമാർ തിരുവനന്തപുരം നിങ്ങളെവിടെയും പോകാനില്ലാതെ സാധാരണക്കാരായ കൊച്ചിക്കാർ ആകാശം കിട കീഴടക്കിയ വിശപ്പുകയെക്കാൾ ഭീതിയിൽ ഭരണാധികാരുടെ വാക്കുകൾ വിശ്വാസമർപ്പിച്ച് കഴിയുകയാണെന്ന് സർക്കാർ തിരിച്ചറിയണം ഇതിൽ ഒരു രക്തശാസ്ത്രി മാത്രമാണ് രക്തശാസ്ത്രി മാത്രമാണ് ഇപ്പോൾ ലോറൻസ് hello! നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കാന്‍ പോകുന്നത് പ്രഭാത വാര്‍ത്തകള്‍~ളെ കുറിച്ചാണ്. കോഴിക്കോട്ടെ സ്വകാര്യാശുപത്രിയില്‍ doctor റെ മര്‍ദ്ദിച്ചവരെ arrest ചെയ്യാത്തതില്‍ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ doctor മാര്‍ ഇന്നു പണിമുടക്കും. സര്‍ക്കാര്‍ ആശുപത്രികളിലെ Doctor മാരും പണിമുടക്കും. അത്യാഹിതവിഭാഗം, labour room, emergency എന്നിവ മുടങ്ങില്ല. im ഏതാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. തീയണച്ചെങ്കിലും പുകയടങ്ങാതെ ബ്രഹമ്മ പുരം. ശാശം മുട്ടി കൊച്ചി നഗരം. പുക മാലിന്യമുള്ള ഏഴു പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളില്‍, എഴാം class വരെയുള്ളവര്‍ക്ക് ജില്ലാ collector ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വടവുകോട് പുത്തന്‍കുരിശ് ഗ്രാമപഞ്ചായത്ത്, കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത്, കുന്നത്ത് നാട് ഗ്രാമപഞ്ചായത്ത്‌, തൃക്കാക്കര municipality തൃപ്പൂണിത്തുറ municipality, മരട് municipality, കൊച്ചി municipal corporation എന്നീ പ്രദേശങ്ങളിലാണ് അവധി പ്രഖ്യാപിച്ചത്. അംഗണ വാടികള്‍, kinder , day~care centre കള്‍ എന്നിവക്കും സര്‍ക്കാര്‍ aidedunaided cbseicseschool കള്‍ക്കും അവധിയായിരിക്കും. പാക്കിസ്ഥാന്‍ മുന്‍ പ്രധാനമന്ത്രി ഇമ്രാന്‍ ഖാനെ arrest ചെയ്യാന്‍ വസതി വളഞ്ഞ police, arrest ചെയ്യാതെ മടങ്ങി. arrest വിവരം അറിഞ്ഞ് അണികള്‍ ചെറു കളായി വീടിനു ചുറ്റും തടിച്ചു കൂടിയതോടെ, പ്രദേശം സംഘർഷ ഭീതിയായി. ഇതോടെയാണ് police മടങ്ങി പോയത്. തോഷഖാന കേസുമായി ബന്ധപെട്ടാണ് പാകിസ്ഥാന്‍, ട്രെര്‍ഷികെ ഇൻസാഫ് party നേതാവായ ഇമ്രാം ഖാനെ arrest ചെയ്യാന്‍ police

തൊഴിലാളി union നുകളുടെ എതിര്‍പ്പു കൂസാതെ ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്ത് KSRTC മുന്നോട്ട്. february യിലെ ശമ്പളത്തിന്റെ പകുതി വിതരണം ചെയ്ത് സര്‍ക്കാര്‍ സഹയായി കിട്ടിയ മുപ്പതു കോടി രൂപ ഉപയോഗിച്ചാണ്‌ ശമ്പളം നല്‍കിയത്. ഗഡുക്കളായി ശമ്പളം നല്‍കുന്നതിനെ എതിര്‍ക്കുന്ന CITU നേതാക്കളായി ഗതാഗതമന്ത്രി ഇന്നും ചര്‍ച്ച നടത്തും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ തട്ടിപ്പു സംബന്ധിച്ചും ലോകയുക്തയിലുള്ള കേസിന്റെ വിസ്താരം പുരുര്‍ത്തിയായി. ഒരു വര്‍ഷത്തോളമായിട്ടും വിധിപറയാന്‍ ലോകായു~ യുക്ത തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് kpccpresident K സുധാകരന്‍, മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്തുള്ള കേസാണിത്. വിസ്താരം പൂര്‍ത്തിയായാല്‍ ആറുമാസത്തിനകം. വിധി പ്രസ്ഥാവിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ്, കേരള ലോകയുക്തയ്ക്ക് ബാധകമല്ലെന്നും അദ്ദേഹം ചോദിച്ചു. പ്രസംഗിക്കുന്നതിനിടെ mike നോട് ചേര്‍ന്നു നില്‍ക്കണമെന്ന് നിര്‍ദ്ദേശിച്ച mike operator റെ ശകാരിച്ച് CPM സംസ്ഥാന secretary mv ഗോവിന്ദന്‍. മാളയില്‍ ജനകീയ പ്രതിരോധ ജാഥക്കിടെ പ്രസംഗിക്കുകയായിരുന്നു ഗോവിന്ദന്‍. നിന്റെ mike ന്റെ തകരാറിന്, ഞാനാണോ ഉത്തരവാദി എന്നു ഗോവിന്ദന്‍ ക്ഷുഭിതനായി mike നേരെയായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഗോവിന്ദന്‍ പറയുകയും ചെയ്തു. കൈക്കൂലി വാങ്ങിയതിന് കോട്ടയം കാഞ്ഞിരപ്പള്ളിയില്‍ നാലു motor വാഹന വകുപ്പ് ഉദ്യോഗസ്ഥര്‍ക്ക് suspension. mvis അരവിന്ദ്, mmmv ശ്രീ. ps ശ്രീജിത്ത്‌, senior clerk ടിജോ ഫ്രാന്‍സിസ് senior clerk സുല്‍ഫത്ത് എന്നിവരെയാണ് suspend ചെയ്തത്. ചികിത്സ വൈകിയെന്നാരോപിച്ച് കോഴിക്കോട് ഫാത്തിമാ ആശുപത്രിയില് doctor റെ മര്‍ദ്ദിച്ച കേസില്‍ രണ്ടുപേര്‍ കീഴടങ്ങി. കുന്ദമംഗലം സ്വദേശികളായ ഷഹീര്‍, ഫാസില്‍, മുഹമ്മദാലി എന്നിവരാണ് നടക്കാവ് station നില്‍ എത്തി കീഴടങ്ങിയത്. ആറുപേര്‍ക്കെതിരെയാണ് കേസെടുത്തത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ പ്രസംഗിക്കുന്ന തൃശ്ശൂരിലെ BJP പൊതുസമ്മേളനം പന്ത്രണ്ടിലേക്കും മാറ്റി. ഇന്നലെ നടത്താനിരുന്ന സമ്മേളനമാണ്‌ മാറ്റി വെച്ചത്. തേക്കിന്‍കാട്‌ മൈതാനിയില്‍ തന്നെയാണ് സമ്മേളനം നടക്കുക. ആറ്റുകാല്‍ പൊങ്കാല പ്രമാണിച്ച് ഇന്ന് ഉച്ച മുതല്‍ തിരുവനന്തപുരം നഗരത്തില്‍ ഗതാഗത നിയന്ത്രണം. ക്ഷേത്ര പരിസരത്തോ ദേശീയപാതയിലോ വാഹനങ്ങള്‍ park ചെയ്യരുതെന്ന് police തൊടുപുഴ താലൂക്കാശുപത്രിയില്‍, doctor ക്ക് അയ്യായിരം രൂപ കൈക്കൂലി നല്‍കാത്തതിനാല്‍ പന്ത്രണ്ടു വയസ്സുകാരനു ചികിത്സ നിഷേധിച്ചെന്നു പരാതി. cycle ല്‍ നിന്നും വീണ് തോളെല്ലിനു പരിക്കേറ്റ മകനു ചികിത്സ നിഷേധിച്ചെന്നു കടവൂര്‍ സ്വദേശിയായ രാജേഷാണ് ആരോപിച്ചത്. മയനാട് മേപ്പാടി മുപ്പയ്നാട്, കാറും ഓട്ടോറിക്ഷയും തമ്മില്‍ കൂട്ടിയിടിച്ച് രണ്ടു പേര്‍ മരിച്ചു. വടുവഞ്ചല്‍ സ്വദേശികളായ മറിയ കുട്ടി, മകള്‍ മോളി എന്നിവരാണ് മരിച്ചത്. കൂടത്തായ് കൊലപാതക പരമ്പരയിലെ റോയ് വധക്കേസില്‍ സാക്ഷി വിസ്താരം ഇന്നാരംഭിക്കും. ഒന്നാം സാക്ഷി റെന്‍ജി വില്‍സനെയാണ് ഇന്ന് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രത്യേക കോടതിയില്‍ വിസ്തരിക്കുക. രണ്ടായിരത്തി പതിനൊന്നില്‍ നടന്ന കൊലപാതകത്തില്‍

അനുമതിയില്ലാത്തതിനാല്‍ ഗാനമേള നിര്‍ത്ത~ണമെന്ന് police ആവശ്യപ്പെട്ടതോടെയാണ് തര്‍ക്കവും കൂട്ടത്തല്ലും അരങ്ങേറിയത്. പത്തനംതിട്ട ഇലവുംതിട്ടയില്‍ jwellary കുത്തിത്തുറന്ന് മോഷണം. കടയിലെ dis~play യിലുണ്ടായിരുന്ന ഏഴു പവന്‍ സ്വര്‍ണ്ണവും. ക്കിലയോളം വെള്ളിയും നഷ്ട്ടപെട്ടു. locker പൊളിക്കാനുള്ള ശ്രമം വിജയിച്ചില്ല. യുവാവിനെ helmet കൊണ്ട് തലക്കടിച്ച് കൊന്ന പ്രതികള്‍ പിടിയില്‍. കോട്ടയം തിരുവഞ്ചൂര്‍ കോളചിറ ലക്ഷംവീട് കോളനിയില്‍ വന്നല്ലൂര്‍ക്കര കോളനിയിലെ ഷൈജുവാണ് കൊല്ലപ്പെട്ടത്. പ്രദേശവാസിയായ ലാലു, സിബി എന്നിവരെയാണ് arrest ചെയ്തത്. കാസര്‍ഗോഡ്‌ കയില്‍ പ്രവാസിയായ അബൂബക്കര്‍ സിദ്ദിക്കിനെ തട്ടിക്കൊണ്ടുപോയി തല്ലിക്കൊന്ന കേസില്‍ ഒരാള്‍ കൂടി arrest ലായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാന്‍ ഇന്നത്തെ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി. നമസ്കാരം. നമസ്കാരം! ഞാൻ ഇന്ന് പറയുന്നത് കലകളെകുറിച്ചാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്‌കാരിക പൈതൃകമുണ്ട് നമ്മുടെ കേരളത്തിന്. നാടൻ കലകളും അനുഷ്ഠാന കലകളും ക്ഷേത്ര കലകളും മുതൽ ആധുനിക കലാ രൂപങ്ങൾ വരെ കേരളീയ സാംസ്‌കാരിക ജീവിതത്തിന്റെ വളർച്ചയിൽ നിർണ്ണായകമായ പങ്കു വഹിക്കുന്നുണ്ട്. കേരളീയ കലകളെ പൊതുവെ രണ്ടായി തിരിക്കാം. ദൃശ്യ കലകളും ശ്രവ്യ കലകളും.

മതപരമായ കലകളിൽ ക്ഷേത്ര കലകളും അനുഷ്ഠാന കലകളും ഉൾപ്പെടും. കൂത്ത്, കൂടിയാട്ടം, കഥകളി, തുള്ളൽ, കുടുംബ നൃത്തം, അയ്യപ്പൻ കൂത്ത്, അർജുന നൃത്തം, ആണ്ടിയാട്ടം, പാടം, കൃഷ്ണനാട്ടം, കാവടിയാട്ടം തുടങ്ങിയ ഒട്ടേറെ ക്ഷേത്ര കലകൾ ഉണ്ട്. ലാസ്യ നൃത്തമായ മോഹിനിയാട്ടവും ഇതിൽപെടും. തെയ്യം തിറ പൂരക്കളി തീയ്യാട്ടം മുടിയേറ്റ് കാളിയൂട്ട്, പണറേറ്റ്, തൂക്കം, പടയണി, കളംപാട്ട്, പാട്ടു ഗന്ധർവ്വൻ, തുള്ളൽ, ബാലിക, സർപ്പ പാട്ടു, മലയൻ കെട്ട് എന്നിങ്ങനെ ഒട്ടേറെ കലാരൂപങ്ങൾ ഉണ്ട്. അനുഷ്ഠാന കലയുമായി അവയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലാ സാഹിത്യവുമുണ്ട്. യാത്രക്കളി, ഏഴാമത്തെ കളി, മാർഗ്ഗം കളി, ഒപ്പന തുടങ്ങിയ സാമൂഹിക കലകളും ഓണത്തല്ല് പരിചമുട്ടു കളി കളരിപ്പയറ്റ് തുടങ്ങിയവ കായിക കലകളും ആണ്. കാക്കരശ്ശി നാടകം പൊറോട്ട കളി തോൽപ്പാവക്കൂത്തു ഞാണിന്മേൽ കളി തുടങ്ങിയവ വിനോദ ലക്‌ഷ്യം മാത്രമുള്ള കലകളും ആണ്. ഇവയ്ക്കു പുറമെയാണ് ആധുനിക നാടക വേദിയും ചലച്ചിത്രവും കഥാപ്രസംഗവും ഗാനമേളയും മിമിക്രിയും ഉൾപ്പെടെയുള്ള ജനപ്രിയ കലകളും അനുഷ്ഠാന കലകളിൽപെടുന്ന പലതും നാടോടി നാടകങ്ങളാണ്. അനുഷ്ഠാന സ്വഭാവമില്ലാത്ത വിനോദപ്രധാനമായ നാടോടി നാടകങ്ങളുമുണ്ട്. കുറത്തിയാട്ടം പൊറാട്ടുനാടകം കാക്കരിശ്ശി നാടകം പൊറാട്ടിന്റെ വകഭേദം എന്ന് പറയാവുന്ന പാങ്കളി ആര്യമ്മാല തുടങ്ങിയവ അനുഷ്ഠനാംശം ഇല്ലാത്ത നാടോടി നാടകങ്ങളാണ്. മുടിയേറ്റ്, കാളിയൊട്ടു, നിണബലി, പടയണി, കാളി തീയ്യാട്ട്, അയ്യപ്പൻ കൂത്ത്, തെയ്യം തുടങ്ങിയവയെല്ലാം അനുഷ്ഠാന അംശങ്ങളുള്ള നാടോടി നാടകങ്ങളാണെന്ന് പറയാം. കോതാമൂരി ആട്ടം അനുഷ്ഠാന അംശം കുറഞ്ഞ നാടകമാണ്.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

കൂടിയാട്ടത്തിന്റെ ഭാഗമായോ അല്ലാതെയോ സ്വാതന്ത്രമായോ ക്ഷേത്രങ്ങളിലെ കൂത്തുതറകളിൽ അഥവാ കൂത്തമ്പലങ്ങളിൽ അരങ്ങേറിയിരുന്ന ഒരു സാമൂഹ്യ മതാത്മക കലയാണ് കൂടിയാട്ടം. മൂകാഭിനയവും ലഘു ഹാസ്യാവതരണങ്ങളും സമന്വയിപ്പിച്ചുള്ള ഏകാംഗ പ്രകടനമാണ് അത്. വിദൂഷന്റെ വേഷത്തിലാണ് ചാക്യാർ അരങ്ങിലെത്തുന്നത്. രാമായണത്തിലെയും മഹാഭാരതത്തിലെയും മറ്റു ഇതിഹാസങ്ങളിലെയും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 ഏതൊരാളും ചാക്യാരുടെ കഥാപാത്രങ്ങൾ ആയേക്കാം. ദ്വയാർത്ഥ പ്രയോഗങ്ങളും സന്ദർഭോചിതം ഉപയോഗിക്കുന്ന കഥകളും സാഹചര്യങ്ങളും കഥപറച്ചിലിനെ മാറ്റുകൂട്ടുന്നു.

നങ്യാർത്തിമാർ അഥവാ ചാക്യാർ വിഭാഗത്തിലെ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്തിന്റെ മറ്റൊരു രൂപമാണ് നങ്യാർ കൂത്ത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ ആസ്പദമാക്കിയാണ് നങ്യാർ കൂത്ത് എന്ന ഏകഅങ്ക പ്രകടനം അരങ്ങേറുന്നത്. ഗാനങ്ങളോടൊപ്പം നൃത്തവും മൂകാഭിനയവും ഈ കലാരൂപത്തിൽ സമന്വയിപ്പിക്കുന്നു. കൂടിയാട്ടത്തിലെ മുദ്രകൾ തന്നെയാണ് നങ്യാർ കൂത്തിലും അവലംബിച്ചിരിക്കുന്നത്. പക്ഷെ അത് അല്പം കൂടി വിശാലമാണ്. തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, കോട്ടയത്തെ കുമാരനല്ലൂർ ക്ഷേത്രം തുടങ്ങിയ പ്രധാന ക്ഷേത്രങ്ങളിൽ എല്ലാം നങ്യാർ കൂത്ത് അരങ്ങേറാറുണ്ട്. കൂടിയാട്ടം എന്നാൽ കൂടി അഥവാ ഒരുമിച്ചുള്ള പ്രകടനം.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 ക്ഷേത്ര മതിൽ കെട്ടിനകത്താണ് സാധാരണയായി കൂടിയാട്ടം നടത്തിവരാറുള്ളത്. ഒരേ സമയത്തു വേദിയിൽ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ ഉണ്ടാവും. ചാക്യാന്മാർ പുരുഷ കഥാപാത്രങ്ങളെയും നങ്യാരന്മാർ സ്ത്രീ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നു. ഇലത്താളമടിക്കുന്നതും സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നതും നമ്പ്യാരുമാരാണ്. നങ്യാർ മാരാണ് പിന്നണിയിൽ മിഴാവ് വായിക്കുന്നത്. shakespearean നാടകങ്ങളെ ബുദ്ധിമാനായ വിസ്തയെ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 ഇദ്ദേഹത്തെ മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു. ആറു മുതൽ ഇരുപത് ദിവസം വരെയാണ് സാധാരണയായി കൂടിയാട്ടം നടത്തി വരാറുള്ളത്. മിത്തുകളെയും ഐതിഹ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കൂടിയാട്ടത്തിന്റെ പ്രമേയം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലും തൃശ്ശൂർ വടക്കും നാഥക്ഷേത്രത്തിലും എല്ലാവർഷവും കൂടിയാട്ടം അരങ്ങേറുന്നു.

മുന്നോറോളം വർഷത്തെ പാരമ്പര്യമുള്ള കഥകളി. കൂടിയാട്ടം കൃഷ്ണനാട്ടം കളരിപ്പയറ്റ് എന്നീ കലകളിൽ നിന്നും രൂപം പ്രാപിച്ചതാണ് ഇത്. പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എന്നിവയിൽ നിന്നാണ് കഥകളിയുടെ പ്രമേയങ്ങൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ക്ഷേത്ര സന്നിധികളിലും മറ്റും രാത്രിയിലാണ് കഥകളി അവതരിപ്പിക്കപ്പെടുന്നത്. കേളികൊട്ട് അഥവാ ചേങ്ങിലയുടെ അകമ്പടിയോടെ ഉള്ള ചെണ്ടമേളം കഥകളിയുടെ ആരംഭം വിളംബരം ചെയ്യുന്നു. നിറങ്ങളുടെയും മുദ്രയുടേയും സംഗീതത്തിന്റെയും നാടകത്തിന്റെയും നൃത്തത്തിന്റെയും അപൂർവ്വ സമ്മേളനമാണ് കഥകളി പ്രേക്ഷകർ സമ്മാനിക്കുന്നത്. കഥകളി കലാകാരൻമാർ മുഖം നിറയെ ചായം പൂശുന്നു അഞ്ചു തരം വേഷങ്ങളാണ് കഥകളിയിൽ ഉള്ളത്. പച്ച, കത്തി, താടി, കരി, മേക്ക് നീളമേറിയ വസ്ത്രങ്ങളും കഞ്ചുകവും കിരീടവും വർണ്ണാഭമായ മറ്റു അടയാഭരണങ്ങളും ചേർന്നാണ് കഥകളിക്ക് മാസ്മരിക ദൃശ്യ സമ്പന്നത നൽകുന്നത്. മനുഷ്യ പ്രകൃതി വെടിഞ്ഞു ഒരുതരം അതീന്ദ്രിയമായ അമാനുഷനായ കഥാപാത്രമായി കഥകളി നടൻ മാറുന്നു. ധീരന്മാരും നന്മ നിറഞ്ഞതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനായി മുഖത്തു പച്ച തേച്ചതിനു ശേഷം അതിനനുസൃതമായി ഉടുപ്പ് കെട്ടുന്നു. കത്തി എന്നാൽ ക്രൗര്യം നിറഞ്ഞ ദുഷ്ട കഥാപാത്രങ്ങളുടെ വേഷമാണ് കത്തി. മൂന്നു തരം താടി വേഷങ്ങളാണ് ഉള്ളത് മനുഷ്യാതീതമായ കഴിവുകളുള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന വേഷമാണ് വെള്ളത്താടി. ദുഷ്ടകഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള വേഷമാണ് ചുവന്ന താടി. വേടന്മാരും നായാട്ടുകാരും ആയ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന വേഷമാണ് കറുത്ത താടി. രാക്ഷസീയ കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന വേഷമാണ് കരി വേഷം. സ്ത്രീ കഥാപാത്രങ്ങളെയും സന്യാസിമാരെയും അവതരിപ്പിക്കുമ്പോഴാണ് മിനുക്ക് വേഷം ഉപയോഗിക്കാറുള്ളത്. കഥകളിയിലെ ശൈലീവത്കൃത ആംഗ്യ ഭാഷയാണ് മുദ്രകൾ. ഒരാശയത്തെയോ